പ്രധാനമന്ത്രി ശ്രീ
നരേന്ദ്ര മോദി 2020 ജൂലൈ 26ന് രാവിലെ 11 മണിയ്ക്ക് ഭാരത ജനതയോട് ആകാശവാണിയിലൂടെ നടത്തിയ പ്രത്യേക പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷ
മനസ്സ് പറയുന്നത് 2
പതിനാലാം ലക്കം
പ്രിയപ്പെട്ട ദേശവാസികളേ നമസ്കാരം
ഇന്ന് ജൂലൈ 26 ആണ്
ഇന്നത്തെ ദിവസം വളരെ വിശേഷപ്പെട്ടതാണ്
ഇന്ന് കാർഗിൽ വിജയ ദിവസം ആണ്
21 വർഷങ്ങൾക്കു മുമ്പ് ഇന്നത്തെ ദിവസമാണ് കാർഗിലിൽ നടന്ന യുദ്ധത്തിൽ നമ്മുടെ സൈന്യം ഭാരതത്തിന്റെ വിജയക്കൊടി പാറിച്ചത്
സുഹൃത്തുക്കളേ കാർഗിലിലെ യുദ്ധം നടന്ന ചുറ്റുപാട് ഭാരതത്തിന് ഒരിക്കലും മറക്കാനാവില്ല
പാകിസ്ഥാൻ വലിയ വലിയ മനക്കോട്ടകൾ കെട്ടിയാണ് ഭാരതത്തിന്റെ മണ്ണ് പിടിച്ചെടുക്കാനും അവരുടെ രാജ്യത്തു നടന്ന ആഭ്യന്തര കലഹങ്ങളിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാനുമായി ഈ ദുസ്സാഹസം കാട്ടിയത്
ഭാരതം അപ്പോൾ പാകിസ്താനുമായി നല്ല ബന്ധമുണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു
എങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ലേ
ബയരൂ അകാരണ് സബ കാഹൂ സോം
ജോ കർ ഹിത് അന്ഹിത് താഹൂ സോം
എല്ലാവരുമായി ഒരു കാര്യവുമില്ലാതെ ശത്രുതയുണ്ടാക്കുകയെന്നത് ദുഷ്ടന്മാരുടെ സ്വഭാവം തന്നെയാണ് എന്ന്
ഇങ്ങനെ സ്വഭാവമുള്ള ആളുകൾ മറ്റുള്ളവർ ചെയ്യുന്ന നന്മയിലും ദോഷമേ കാണൂ
അതുകൊണ്ട് ഭാരതത്തിന്റെ മൈത്രിക്കു മറുപടിയായി പാകിസ്താൻ പിന്നിൽ നിന്നു കുത്താനുള്ള ശ്രമമാണു നടത്തിയത്
എന്നാൽ ഭാരതത്തിന്റെ വീരസൈനികർ വീരപരാക്രമം കാട്ടി
ഭാരതം പ്രകടിപ്പിച്ച ശക്തി ലോകം മുഴുവൻ കണ്ടു
ഉയർന്ന പർവ്വതമുകളിലിരുന്ന ശത്രുക്കളെയും താഴെ നിന്നു പോരാടുന്ന നമ്മുടെ സൈനികരെയും നിങ്ങൾക്കു സങ്കൽപ്പിക്കാവുന്നതാണ്
നമ്മുടെ ധീരജവാന്മാരുടെ വീര്യം കാരണം പർവ്വതത്തിന്റെ ഉയരമല്ല വിജയിച്ചത് ഭാരത സൈന്യത്തിന്റെ ഉയർന്ന ഉത്സാഹവും യഥാർഥ ധീരതയുമാണ് വിജയിച്ചത്
സുഹൃത്തുക്കളേ ആ സമയത്ത് എനിക്കും കാർഗിലിൽ പോകാനും നമ്മുടെ ജവാന്മാരുടെ ധീരത നേരിട്ടു കാണാനുമുള്ള സൌഭാഗ്യം ലഭിച്ചിരുന്നു
ആ ദിനങ്ങൾ എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത നിമിഷങ്ങളിലൊന്നാണ്
ഇന്ന് രാജ്യമെങ്ങും ജനങ്ങൾ കാർഗിൽ വിജയദിസം ഓർക്കുന്നുവെന്ന് ഞാൻ കാണുന്നുണ്ട്
സാമൂഹ്യമാധ്യമങ്ങളിൽ കോറേജിൻകാർഗിൽ എന്ന ഒരു ഹാഷ്ടാഗിൽ ആളുകൾ തങ്ങളുടെ വീരന്മാരെ നമിക്കുന്നു ബലിദാനികൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു
ഞാനിന്ന് എല്ലാ ജനങ്ങൾക്കും വേണ്ടി നമ്മുടെ വീര ജവാന്മാർക്കൊപ്പം മാതൃഭൂമിയുടെ യഥാർഥ പുത്രന്മാർക്കു ജന്മം നല്കിയ ആ വീരപ്രസുക്കളായ അമ്മമാരെയും നമിക്കുന്നു
എനിക്ക് രാജ്യത്തെ യുവാക്കളോട് അഭ്യർഥിക്കാനുള്ളത് ഇന്ന് ദിവസം മുഴുവൻ കാർഗിൽ വിജയവുമായി ബന്ധപ്പെട്ട നമ്മുടെ ജവാന്മാരുടെ കഥകൾ വീരമാതാക്കളുടെ ത്യാഗത്തെക്കുറിച്ച് പരസ്പരം പറയണം ഷെയർ ചെയ്യണം
ഞാൻ സുഹൃത്തുക്കളോട് അഭ്യർഥിക്കുന്നു ഇന്ന് www
gallantryawards
ഇൻ എന്ന വൈബ്സൈറ്റ് നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കണം
അവിടെ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ വീര പരമാക്രമികളായ യോദ്ധാക്കളെക്കുറിച്ച് അവരുടെ പരാക്രമങ്ങളെക്കുറിച്ച് വളരെയധികം അറിവുകൾ കിട്ടും
ആ അറിവുകളെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യുമ്പോൾ അതവർക്കും പ്രേരണയ്ക്കു കാരണമാകും
നിങ്ങൾ തീർച്ചയായും ഈ വെബ്സൈറ്റ് സന്ദർശിക്കണം
വീണ്ടും വീണ്ടും സന്ദർശിക്കണം എന്നാണ് ഞാൻ പറയുക
സഹൃത്തുക്കളേ കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് അടൽജി ചുവപ്പു കോട്ടയിൽ നിന്ന് പറഞ്ഞത് ഇന്നും നമുക്കേവർക്കും സന്ദർഭോചിതമെന്നു കാണാം
അടൽജി അന്ന് രാജ്യത്തെ ഗാന്ധിജിയുടെ ഒരു മന്ത്രം ഓർമ്മിപ്പിച്ചു
എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുവന്നാൽ അപ്പോൾ എന്തു ചെയ്യണം എന്തു ചെയ്യാൻ പാടില്ല എന്ന് സന്ദേഹം തോന്നിയാൽ ഉടനെ ഭാരതത്തിലെ ഏറ്റവും ദരിദ്രനും നിസ്സഹായനുമായ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് മഹാത്മാ ഗാന്ധി പറഞ്ഞ ഉപദേശം
താൻ ചെയ്യാൻ പോകുന്നത് ആ വ്യക്തിക്കു ഗുണകരമാകുമോ ഇല്ലയോ എന്നാണ് ചിന്തിക്കേണ്ടത്
ഗാന്ധിജിയുടെ ഈ അഭിപ്രായത്തിനപ്പുറം കടന്ന് അടൽജി പറഞ്ഞു കാർഗിൽ യുദ്ധം നമുക്ക് മറ്റൊരു മന്ത്രം തന്നിരിക്കുന്നു
അതാണ് ഏതെങ്കിലും മഹത്തായ തീരുമാനമെടുക്കുന്നതിനു മുമ്പ് നമ്മുടെ ഈ ചുവടുവയ്പ്പ് ദുർഗ്ഗമങ്ങളായ പർവ്വതങ്ങളിൽ തങ്ങളുടെ പ്രാണൻ ബലിയർപ്പിച്ച ആ സൈനികന്റെ അഭിമാനത്തിനു നിരക്കുന്നതാണോ എന്നു ചിന്തിക്കണം
വരൂ അടൽജിയുടെ സ്വരത്തിൽതന്നെ അദ്ദേഹത്തിന്റെ ഈ വികാരം നമുക്കു കേൾക്കാം
മനസ്സിലാക്കാം
അത് ഉൾക്കൊള്ളേണ്ടത് കാലത്തിന്റെ ആവശ്യമാണ്

മഹാത്മാഗാന്ധി നമുക്ക് ഒരു മന്ത്രോപദേശം തന്നുവെന്ന് നമുക്കോർമ്മയുണ്ട്
അദ്ദേഹം പറഞ്ഞു എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുവരുമ്പോൾ എന്തു ചെയ്യണം എന്തു ചെയ്യാൻ പാടില്ല എന്ന് സന്ദേഹം തോന്നിയാൽ അപ്പോൾ ഭാരതത്തിലെ ഏറ്റവും ദരിദ്രനും നിസ്സഹായനുമായ വ്യക്തിയ്ക്ക് നന്മയുണ്ടാകുമോ എന്ന് ചിന്തിക്കണം
കാർഗിൽ യുദ്ധം നമുക്ക് മറ്റൊരു മന്ത്രം തന്നിരിക്കുന്നു ഏതെങ്കിലും മഹത്തായ തീരുമാനമെടുക്കുന്നതിനു മുമ്പ് നമ്മുടെ ഈ ചുവടുവയ്പ്പ് ദുർഗ്ഗമങ്ങളായ പർവ്വതങ്ങളിൽ തങ്ങളുടെ പ്രാണൻ ബലിയർപ്പിച്ച ആ സൈനികന്റെ അഭിമാനത്തിനു നിരക്കുന്നതാണോ എന്നു ചിന്തിക്കണം
സുഹൃത്തുക്കളേ യുദ്ധത്തിന്റെ ചുറ്റുപാടുകളിൽ നാം പറയുന്നതും ചെയ്യുന്നതും നമ്മുടെ അതിർത്തിയിൽ നിൽക്കുന്ന സൈനികന്റെ മനോബലത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മനോബലത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്നു
ഇത് നാം മറക്കരുത്
അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ വാക്കുകളും നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ മാന്യതയും നമ്മുടെ ലക്ഷ്യവും എല്ലാം നാം ചെയ്യുന്നതും പറയുന്നതും വഴി ആ സൈനികരുടെ മനോബലം വർധിപ്പിക്കുന്നതും അയാളുടെ അഭിമാനം വർധിക്കുന്നതുമാണോ എന്ന ഉരകല്ലിൽ മാറ്റുരയ്ക്കപ്പെട്ടതായിരിക്കണം
രാഷ്ട്രം സർവ്വോപരി എന്ന മന്ത്രവുമായി ഐക്യത്തിന്റെ ചരടിൽ കോർത്തിണക്കപ്പെട്ട ദേശവാസികൾ നമ്മുടെ സൈനികരുടെ ശക്തി ആയിരം ഇരട്ടി വർധിപ്പിക്കുന്നു
നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലില്ലേ സംഘേ ശക്തി കലൌ യുഗേ
ചിലപ്പോഴൊക്കെ നാം ഇതു മനസ്സിലാക്കാതെ സമൂഹ്യമാധ്യമത്തിൽ നമ്മുടെ രാജ്യത്തിനു വളരെ ദോഷകരമായ ചിലതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു
ഈ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം
ഇക്കാലത്ത് യുദ്ധം കേവലം അതിർത്തിയിൽ മാത്രമല്ല നടക്കുന്നത്
എല്ലാ ജനങ്ങളും തങ്ങളുടേതായ പങ്ക് എന്താണെന്നു നിശ്ചയിക്കേണ്ടതുണ്ട്
നമുക്കും നമ്മുടെ പങ്ക് രാജ്യത്തിന്റെ അതിർത്തിയിൽ ദുർഗ്ഗമങ്ങളായ ചുറ്റുപാടുകളിൽ പോരാടുന്ന സൈനികരെ ഓർത്തുകൊണ്ട് നിശ്ചയിക്കേണ്ടതുണ്ട്
പ്രിയപ്പെട്ട ദേശവാസികളേ കഴിഞ്ഞ ചില മാസങ്ങളായി രാജ്യം മുഴുവൻ ഒത്തുചേർന്ന് കൊറോണയെ നേരിട്ടതിൽ നിന്ന് പല ആശങ്കകളും തെറ്റെന്നു തെളിയിക്കപ്പെട്ടു
ഇന്ന് നമ്മുടെ രാജ്യത്ത് രോഗമുക്തി നിരക്ക് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതാണ്
അതോടൊപ്പം നമ്മുടെ രാജ്യത്തെ കൊറോണ ബാധിച്ചുണ്ടാകുന്ന മരണനിരക്കും ലോകത്തെ മിക്കവാറും രാജ്യങ്ങളേക്കാൾ വളരെ കുറവാണ്
തീർച്ചയായും ഒരു വ്യക്തിയെപ്പോലും നഷ്ടപ്പെടുന്നത് ദുഃഖകരം തന്നെയാണ് എന്നാൽ ഭാരതം നമ്മുടെ ലക്ഷക്കണക്കിനു ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്
എങ്കിലും സുഹൃത്തുക്കളേ കൊറോണയുടെ ഭീഷണി ഒഴിഞ്ഞു പോയിട്ടില്ല
പല ഇടങ്ങളിലേക്കും അത് വളരെവേഗം പരക്കുകയാണ്
നമുക്ക് വളരെയധികം ജാഗരൂകരായിരിക്കേണ്ടതുണ്ട്
കൊറോണ തുടക്കത്തിലായിരുന്നതുപോലെ തന്നെ ഇപ്പോഴും അപകടകാരിയാണെന്ന് നാം ഓർക്കണം
അതുകൊണ്ട് തികഞ്ഞ ജാഗരൂകത അനിവാര്യമാണ്
മുഖത്ത് മാസ്ക് അണിയുക തൂവാല ഉപയോഗിക്കുക രണ്ടു മീറ്റർ അകലം പാലിക്കുക ഇടവിട്ടിടവിട്ട് കൈ കഴുകുക ഇതാണ് നമ്മെ കൊറോണയിൽ നിന്ന് രക്ഷിക്കാനുതകുന്ന ആയുധം
ചിലപ്പോഴൊക്കെ നമുക്ക് മാസ്കുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം
മുഖത്തുനിന്ന് അതു മാറ്റണമെന്ന് മനസ്സ് പ്രേരിപ്പിച്ചേക്കാം
മാസ്ക് മാറ്റി സംസാരം തുടങ്ങിപ്പോകുന്നു
എപ്പോഴാണോ മാസ്ക് കൂടുതൽ ആവശ്യമായിരിക്കുന്നത് അപ്പോൾ അത് മുഖത്തുനിന്നു മാറ്റുന്നു
അത്തരം സമയങ്ങളിൽ എനിക്കു നിങ്ങളോട് അഭ്യർഥിക്കാനുള്ളത് നിങ്ങൾക്ക് മാസ്ക് കാരണം ബുദ്ധിമുട്ടു തോന്നാൻ തുടങ്ങിയാൽ താഴ്ത്തി വയ്ക്കാൻ മനസ്സ് പ്രേരിപ്പിച്ചാൽ മാസ്ക് അണിഞ്ഞുകൊണ്ട് മണിക്കൂറുകളോളം നിരന്തരം നമ്മുടെ ജീവൻ കാക്കാൻ അധ്വാനിക്കുന്ന ആ ഡോക്ടർമാരെ നേഴ്സുമാരെ ആരോഗ്യ പ്രവർത്തകരെ കൊറോണ പോരാളികളെ ഒരു നിമിഷത്തേക്ക് ഓർക്കൂ
എട്ട് പത്ത് മണിക്കൂറുകളോളമാണ് അവർ മാസ്ക് അണിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്
അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലേ അല്പം അവരെക്കുറിച്ചു ചിന്തിക്കൂ
ഒരു പൌരനെന്ന നിലയിൽ ഇതിൽ അല്പവും അശ്രദ്ധ പുലർത്താൻ പാടില്ല പുലർത്താൻ അനുവദിക്കരുത് എന്ന് നിങ്ങൾക്കും തോന്നും
ഒരു വശത്ത് നമുക്ക് കൊറോണയ്ക്കെതിരായ പോരാട്ടത്തെ തികഞ്ഞ ശ്രദ്ധയോടും ജാഗരൂകതയോടും കൂടി നയിക്കണം മറുവശത്ത് കഠിനാധ്വാനത്തിലൂടെ വ്യവസായം തൊഴിൽ പഠനം എന്താണെങ്കിലും നാം നിർവ്വഹിക്കുന്ന കർത്തവ്യത്തിനു ഗതിവേഗമേകേണ്ടതുണ്ട് അതിനെയും പുതിയ ഉയരങ്ങളിലേക്കു കൊണ്ടുപോകേണ്ടതുണ്ട്
സുഹൃത്തുക്കളേ കൊറോണക്കാലത്ത് നമ്മുടെ ഗ്രാമീണ മേഖല രാജ്യത്തിനു മുഴുവൻ വഴികാട്ടുകയാണ്
ഗ്രാമങ്ങളിൽ നിന്ന് അവിടത്തെ പൌരന്മാരുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും പല നല്ല ശ്രമങ്ങളും നമുക്ക് അറിയാനാകുന്നുണ്ട്
ജമ്മുവിൽ ത്രേവാ എന്നു പേരുള്ള ഒരു ഗ്രാമപഞ്ചായത്തുണ്ട്
അവിടത്തെ സർപഞ്ചാണ് ബൽവീർ കൌർ ജി
ബൽവീർ കൌർജി തന്റെ പഞ്ചായത്തിൽ 30 കിടക്കകളുള്ള ഒരു ക്വാറന്റൈൻ സെന്റർ ഉണ്ടാക്കി
പഞ്ചായത്തിലേക്കുള്ള വഴിയിൽ കുടിവെള്ളം നല്കാനുള്ള ഏർപ്പാടുണ്ടാക്കി
ആളുകളുടെ കൈകൾ കഴുകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു
ഇത്രമാത്രമല്ല ഈ ബൽവീർ കൌർജീ സ്വയം സ്വന്തം തോളിൽ സ്പ്രേ പമ്പ് തൂക്കി വോളണ്ടിയർമാരെയും കൂട്ടി പഞ്ചായത്തിലും അടുത്തുള്ള പ്രദേശങ്ങളിലുമെല്ലാം സാനിട്ടൈസേഷൻ വേല ചെയ്യുന്നു
ഇതുപോലെതന്നെ ഒരു കശ്മീരി മഹിളാ സർപഞ്ചുണ്ട്
ഗാന്ദർബൽ എന്നയിടത്തെ ചൌംടലീവാറിലെ ജൈതൂനാ ബീഗം
ജൈതൂനാ ബീഗംജി തന്റെ പഞ്ചായത്ത് കൊറോണയ്ക്കെതിരെ പോരാടുമെന്നും അതോടൊപ്പം വല്ലതും സമ്പാദിക്കാനും അവസരമുണ്ടാക്കുമെന്നും നിശ്ചയിച്ചു
അവർ ആളുകൾക്ക് വിളവുകളുടെ വിത്തുകളും ആപ്പിൾ തൈകളും നല്കി
ആളുകൾക്ക് കൃഷിചെയ്യാനോ തോട്ടമുണ്ടാക്കാനോ ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം
സുഹൃത്തുക്കളേ കശ്മീരിൽ നിന്നുള്ള പ്രേരണപ്രദമായ മറ്റൊരു സംഭവത്തെക്കുറിച്ചു കൂടി പറയാം
ഇവിടെ അനന്തനാഗിൽ മുനിസിപ്പൽ അധ്യക്ഷനുണ്ട് ശ്രീമൻ മോഹമ്മദ് ഇക്ബാൽ
അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ഥലത്ത് സാനിട്ടൈസേഷന് സ്പ്രേയർ വേണമായിരുന്നു
അദ്ദേഹം അന്വേഷിച്ചപ്പോൾ മെഷീൻ അടുത്ത നഗരത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും എന്നു മനസ്സിലായി
വില എട്ടുലക്ഷം വേണമെന്നും മനസ്സിലായി
അപ്പോൾ ശ്രീമാൻ ഇക്ബാൽജി സ്വയം അധ്വാനിച്ച് സ്വയം സ്പ്രേയർ മെഷീൻ ഉണ്ടാക്കി അതും വെറും അമ്പതിനായിരം രൂപാ ചിലവിൽ
ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്
രാജ്യമെങ്ങും ഓരോരോ ഭാഗത്തുനിന്നും ഇതുപോലുള്ള പല സംഭവങ്ങളെക്കുറിച്ചും ദിവസേന അറിയാനാകുന്നുണ്ട്
ഇവരെല്ലാം അഭിനന്ദനം അർഹിക്കുന്നവരാണ്
വെല്ലുവിളിയുണ്ടായെങ്കിലും ആളുകൾ അത്രതന്നെ ശക്തിയോടെ അതിനെ നേരിടുകയും ചെയ്തു
പ്രിയപ്പെട്ട ജനങ്ങളേ ശരിയായ വീക്ഷണത്തിലൂടെ സകാരാത്മകമായ വീക്ഷണത്തിലൂടെ എപ്പോഴും ആപത്തിന്റെ സന്ദർഭങ്ങളിൽ ആപത്തിനെ വികസനത്തിലേക്കു മാറ്റാൻ വളരെ സഹായങ്ങൾ ലഭിക്കും
ഇപ്പോൾ ഈ കൊറോണയുടെ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തെ യുവാക്കളും സ്ത്രീകളും തങ്ങളുടെ കഴിവും നൈപുണ്യവും കൊണ്ട് ചില പുതിയ പ്രയോഗങ്ങൾക്ക് തുടക്കമിടുന്നു
ബിഹാറിലെ പല സ്ത്രീ സ്വാശ്രയസംഘങ്ങളും മധുബനി ചിത്രകലയോടുകൂടിയ മാസ്ക് ഉണ്ടാക്കാൻ തുടങ്ങി
നോക്കിയിരിക്കെ ഇത് വളരെയധികം പ്രചാരമുള്ളതായി
ഈ മധുബനി മാസ്ക് ഒരു തരത്തിൽ സ്വന്തം പാരമ്പര്യത്തിന് പ്രചാരമേകുന്നു ആളുകൾക്ക് ആരോഗ്യത്തിനൊപ്പം തൊഴിലും ലഭ്യമാക്കുന്നു
വടക്കുകിഴക്കൻ മേഖലയിൽ മുള വളരെ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും
ഇന്ന് ഇതേ മുളകൊണ്ട് ത്രിപുര മണിപ്പൂർ അസം എന്നിവിടങ്ങളിൽ കൈത്തൊഴിലുകാർ നല്ല ഗുണനിലവാരമുള്ള കുടിവെള്ള കുപ്പി ടിഫിൻ ബോക്സ് എന്നിവയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു
മുളകൊണ്ട്
നിങ്ങൾ ഇതിന്റെ ഗുണനിലവാരം പരിശോധിച്ചാൽ മുളയുടെ കുപ്പിപോലും ഇത്ര മനോഹരമാകാം എന്ന് നിങ്ങൾ വിശ്വസിക്കില്ല
ഇത് പരിസ്ഥിതി സൌഹൃദപരവുമാണ്
ഇവയുണ്ടാക്കുമ്പോൾ മുള ആദ്യം വേപ്പ് മറ്റ് ഔഷധച്ചെടികൾ എന്നിവയ്ക്കൊപ്പം തിളപ്പിക്കുന്നു
അതിലൂടെ അതിന് ഔഷധഗുണം ലഭ്യമാകുന്നു
ചെറിയ ചെറിയ പ്രാദേശിക ഉത്പന്നങ്ങളിലൂടെ എങ്ങനെയാണ് വലിയ നേട്ടം സാധിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം ഝാർഖണ്ഡിൽ നിന്നും ലഭിക്കുന്നു
ഝാർഖണ്ഡിലെ ബിശുൻപുർ എന്ന സ്ഥലത്ത് ഈയിടെ 30 ലധികം കൂട്ടങ്ങൾ ചേർന്ന് ഇഞ്ചിപ്പുല്ല് ലമൺഗ്രാസ് കൃഷി ചെയ്യുന്നു
ഇത് നാലുമാസം കൊണ്ട് പാകത്തിനു വളരുന്നു
ഇതിന്റെ എണ്ണ വിപണിയിൽ നല്ല വിലയിൽ വിൽക്കപ്പെടുന്നു
ഇതിന് ഇക്കാലത്ത് വളരെ ആവശ്യക്കാരുണ്ട്
ഞാൻ രാജ്യത്തെ രണ്ടു ഭാഗങ്ങളിലെ കാര്യം കൂടി പറയാനാഗ്രഹിക്കുന്നു
രണ്ടും പരസ്പരം നൂറുകണക്കിന് കിലോമീറ്റർ അകലെയാണ്
തങ്ങളേതായ രീതിയിൽ ഭാരതത്തെ സ്വാശ്രയത്തിലെത്തിക്കാൻ വേറിട്ട ചിലതു ചെയ്യുന്ന ഇടങ്ങളുമാണ്
ഒന്ന് ലഡാഖ്
രണ്ടാമത്തേത് കച്ഛ്
ലേഹ് ലഡാഖ് എന്നിവയുടെ പേരുകൾ കേട്ടാലുടൻ മനോഹരങ്ങളായ താഴ്വരകൾ ഉയർന്ന പർവ്വതങ്ങൾ ഇവയുടെ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നു
മന്ദമാരുതന്റെ തലോടൽ അനുഭവപ്പെടാൻ തുടങ്ങുന്നു
അതേസമയം കച്ഛിനെക്കുറിച്ചു പറഞ്ഞാൽ മരുഭൂമി നീണ്ടു നീണ്ടു കിടക്കുന്ന മണൽപ്പരപ്പ് ഒരു ചെടിയോ മരമോ കണ്ണിൽ പെടാത്ത ഇടം ഒക്കെ നമ്മുടെ മുന്നിൽ വരും
ലഡാഖിൽ ഒരു വിശേഷപ്പെട്ട പഴമുണ്ട് അതിന്റെ പേരാണ് ചൂലീ അല്ലെങ്കിൽ ആപ്രിക്കോട്ട്
ഖുബാനി എന്നും പറയും
ഈ വിളവ് ഈ പ്രദേശത്തിന്റെ സാമ്പത്തികനില തന്നെ മാറ്റാൻ കഴിവുള്ളതാണ്
എന്നാൽ ഖേദകരമെന്നു പറയട്ടെ വിതരണ ശൃംഖലയുടെ അഭാവം കാലാവസ്ഥയുടെ പ്രഹരം തുടങ്ങിയ പല വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്നു
ഇത് വളരെ കുറച്ചേ നശിക്കാവൂ എന്ന ലക്ഷ്യത്തോടെ ഈയിടെ ഒരു പുതിയ കണ്ടുപിടുത്തം നടപ്പിലാക്കുന്നു
ഒരു ഇരട്ട പരിപാടി
അതിന്റെ പേരാണ് സോളാർ ആപ്രിക്കോട് ഡ്രയർ ആന്റ് സ്പേസ് ഹീറ്റർ
ഇത് ആപ്രിക്കേട്ട് പോലുള്ള മറ്റു വിളവുകളും ആവശ്യത്തിനനുസരിച്ച് ഉണക്കുന്നു അതു തികച്ചും ശുദ്ധമായ രീതിയിൽ
നേരത്തേ ആപ്രിക്കോട്ട് വയലിനടുത്ത് ഉണക്കിയിരുന്നപ്പോൾ വളരെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു അതോടൊപ്പം പൊടിയും മഴയും പഴങ്ങളുടെ ഗുണനിലവാരത്തെ സ്വാധീനിച്ചിരുന്നു
മറുവശത്ത് ഈയിടെ കച്ഛിലെ കർഷകർ ഡ്രാഗൺ ഫ്രൂട്സ് ന്റെ കൃഷി നടത്താൻ വളരെ അഭിനന്ദനാർഹമായ ശ്രമം നടത്തുന്നു
പലർക്കും കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നും
കച്ഛിൽ ഡ്രാഗൺ ഫ്രൂട്ടോ എന്നാൽ അവിടെ പല കർഷകരും ഇന്നത് കൃഷി ചെയ്യുന്നു
പഴത്തിന്റെ ഗുണനിലവാരവും കുറഞ്ഞ ഭൂമിയിൽ കൂടുതൽ ഉത്പാദനവും ലക്ഷ്യമിട്ട് പല നൂതനവിദ്യകളും പ്രയോഗിക്കുന്നു
എനിക്കറിയാൻ കഴിഞ്ഞത് ഡ്രാഗൺ ഫ്രൂട്സിന്റെ ആവശ്യക്കാർ നിരന്തരം വർധച്ചുവരുന്നു എന്നാണ്
വിശേഷിച്ചും പ്രഭാതഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെ വർധനവുണ്ട്
കച്ഛിലെ കർഷകരുടെ ദൃഢനിശ്ചയം കാരണം രാജ്യത്തേക്ക് ഡ്രാഗൺ ഫ്രൂട്സ് ഇറക്കുമതി ചെയ്യേണ്ടി വരാതിരിക്കട്ടെ ഇതാണ് സ്വാശ്രയത്വം ആത്മനിർഭരത
സുഹൃത്തുക്കളേ പുതിയതായി ചിലതു ചെയ്യാനാലോചിക്കുമ്പോൾ ഇന്നൊവേറ്റീവിനെക്കുറിച്ചു ചിന്തിക്കുമ്പോൾ പലപ്പോഴും ആരും ചിന്തിക്കുകപോലും ചെയ്യാത്ത കാര്യങ്ങൾ നടപ്പാകുന്നു
ഉദാഹരണത്തിന് ബിഹാറിലെ ചില യുവാക്കളുടെ കാര്യം നോക്കൂ
ആദ്യമൊക്കെ സാധാരണ ജോലിയായിരുന്നു ചെയ്തിരുന്നത്
ഒരു ദിവസം അവർ മുത്ത് അതായത് പേൾ കൃഷി ചെയ്യാൻ തുടങ്ങാം എന്നു തീരുമാനിക്കുന്നു
അവരുടെ പ്രദേശത്ത് ആളുകൾക്ക് ഇക്കാര്യത്തിൽ വലിയ അറിവുണ്ടായിരുന്നില്ല
എങ്കിലും ഇവർ ആദ്യം വിവരങ്ങളെല്ലാം സമ്പാദിച്ചു ജയ്പൂരിലും ഭവനേശ്വരിലും പോയി പരിശീലനം നേടി സ്വന്തം ഗ്രാമത്തിൽത്തന്നെ മുത്തിന്റെ കൃഷി ആരംഭിക്കുകയും ചെയ്തു
ഇന്നിപ്പോൾ അവർ മുസഫർപൂർ ബേഗുസരായ് പട്ന എന്നിവിടങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പ്രവാസി തൊഴിലാളികൾക്ക് പരിശീലനം നല്കാൻ ആരംഭിച്ചിരിക്കുന്നു
എത്രയോ പേർക്കാണ് ഇവർ സ്വാശ്രയത്വത്തിന്റെ പാത തുറന്നു കൊടുത്തത്
സുഹൃത്തുക്കളേ അടുത്തുതന്നെ രക്ഷാബന്ധന്റെ പുണ്യനാൾ എത്തുകയായി
പലരും പല സ്ഥാപനങ്ങളും ഇപ്രാവശ്യം രക്ഷാബന്ധനം വേറിട്ട രീതിയിൽ ആഘോഷിക്കാനുള്ള അഭിപ്രായപ്രചരണം നടത്തുകയാണ് എന്നു കാണുന്നുണ്ട്
പലരും ഇത് വോകൽ ഫോർ ലോക്കൽ പ്രാദേശികത്തിനെ വാമൊഴിയുമായി ബന്ധിപ്പിക്കുന്നു
കാര്യം ശരിയുമാണ്
നമ്മുടെ പുണ്യദിനങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും വ്യക്തിയുടെ തന്നെ കച്ചവടം വർധിക്കാൻ അവന്റെയും പുണ്യദിനം സന്തോഷപ്രദമായിരിക്കാൻ ഇടയായാൽ ആ പുണ്യദിനത്തിന്റെ ആനന്ദം ഒന്നു വേറെ തന്നെയാണ്
എല്ലാ ജനങ്ങൾക്കും രക്ഷാബന്ധൻ ആശംസകൾ
സുഹൃത്തുക്കളേ ആഗസ്റ്റ് 7 ന് ദേശീയ കൈത്തറി ദിനമാണ്
ഭാരതത്തിന്റെ കൈത്തറി നമ്മുടെ കരകൌശലം നൂറുകണക്കിന് വർഷങ്ങളുടെ അഭിമാനകരമായ ചരിത്രം പേറുന്നവയാണ്
ഭാരതീയ കൈത്തറിയും ഭാരതീയ കരകൌശല ഉത്പന്നങ്ങളും കൂടുതൽ കൂടുതൽ നാം ഉപയോഗിക്കണം എന്നു മാത്രമല്ല ഇതെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ആളുകളോടു പറയുകയും വേണം
ഭാരതത്തിലെ കൈത്തറി കരകൌശലവസ്തുക്കൾ എത്രത്തോളം സമ്പന്നമാണ് എത്രത്തോളം വൈവിധ്യമാർന്നതാണ് എന്നത് ലോകം എ്രതത്തോളം അറിയുമോ അത്രത്തോളം പ്രാദേശിക കരകൌശലക്കാർക്കും നെയ്ത്തുകാർക്കും നേട്ടമുണ്ടാകും
സുഹൃത്തുക്കളേ വിശേഷിച്ചും എന്റെ യുവ സുഹൃത്തുക്കളേ നമ്മുടെ രാജ്യം മാറുകയാണ്
എങ്ങനെ മാറുന്നു എത്ര വേഗത്തിലാണ് മാറുന്നത് എങ്ങനെയെല്ലാമുള്ള മേഖലകളിലാണ് മാറുന്നത് ഒരു സകാരാത്മകമായ വീക്ഷണത്തോടെ നോക്കിയാൽ നാം സ്വയം ആശ്ചര്യപ്പെട്ടുപോകും
ഒരു സമയത്ത് കായിക മത്സരങ്ങൾ മുതൽ മറ്റെല്ലാ മേഖലകളിലും കൂടുതൽ ആളുകൾ വലിയ വലിയ നഗരങ്ങളിൽ നിന്ന് പങ്കെടുത്തിരുന്നു
അല്ലെങ്കിൽ വലിയ വലിയ കുടുംബങ്ങളിൽ നിന്നോ അതുമല്ലെങ്കിൽ പേരുകേട്ട് സ്കൂളിൽ നിന്നോ കോളജിൽ നിന്നോ ആയിരുന്നു
ഇപ്പോൾ രാജ്യം മാറുകയാണ്
ഗ്രാമങ്ങളിൽ നിന്ന് ചെറു നഗരങ്ങളിൽ നിന്ന് സാധാരണ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ യുവാക്കൾ മുന്നോട്ടു വരുന്നുണ്ട്
വിജയത്തിന്റെ പുതിയ ശിഖരങ്ങൾ ചുംബിക്കുന്നു
ഇവർ വിഷമപരിതഃസ്ഥിതയിൽ പോലും പുതിയ പുതിയ സ്വപ്നങ്ങൾ വച്ചുകൊണ്ട് മുന്നേറുകയാണ്
കഴിഞ്ഞ ദിവസം ബോർഡ് പരീക്ഷകളുടെ റിസൽട്ട് വന്നപ്പോൾ ഇങ്ങനെതന്നെ ചിലതു കാണാനായി
ഇന്ന് മൻകീ ബാത് ൽ അങ്ങനെയുള്ള ചില പ്രതിഭാശാലികളായ കുട്ടികളുമായി സംസാരിക്കാം
അങ്ങനെ പ്രതിഭാശാലിയായ ഒരു കുട്ടിയാണ് കൃത്തികാ നാന്ദൽ
കൃത്തികാജി ഹരിയാണയിലെ പാനിപത്തിൽ നിന്നാണ്
ഹലോ കൃതികാജീ നമസ്തെ
നമസ്തെ സർ
ഇത്ര നല്ല പരിണാമത്തിന് താങ്കൾക്ക് വളരെയധികം ആശംസകൾ
നന്ദി സർ
ഈ ദിവസങ്ങളിൽ ടെലഫോൺ എടുത്തെടുത്ത് കുട്ടി തളർന്നു കാണും
വളരെയധികം ആൾക്കാരുടെ ഫോൺ വന്നു കാണും
അതെ സർ
അഭിനന്ദിക്കുന്നവർ നിങ്ങളെ അറിയുന്നവർ എന്നതിൽ അഭിമാനം കൊള്ളുന്നുണ്ടാകും
കുട്ടിക്ക് എന്തു തോന്നുന്നു
വളരെ സന്തോഷം തോന്നുന്നു
മാതാപിതാക്കളെ അഭിമാനപൂരിതമാക്കുതിനോടൊപ്പം സ്വയവും നല്ല അഭിമാനം തോന്നുന്നു
ശരി ഇനി പറയൂ കുട്ടിയുടെ ഏറ്റവും വലിയ പ്രേരണ ആരായിരുന്നു
സർ എന്റെ ഏറ്റവും വലിയ പ്രേരണ എന്റെ അമ്മയാണ്
സബാഷ് താങ്കൾ അമ്മയിൽ നിന്ന് എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്
സർ അവർ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നാലും അവർ വളരെയധികം ധൈര്യവും ഉറപ്പും ഉള്ളവളാണ്
സർ അവരെ കാണുമ്പോൾത്തന്നെ എനിക്കും അവരെപ്പോലെ ആകാനുള്ള പ്രേരണ ലഭിക്കുന്നു
അമ്മ ഏതുവരെ പഠിച്ചു
സർ അവർ ബിഎ പാസ്സായിട്ടുണ്ട്
ബിഎ പാസ്സായി അല്ലേ
അതെ സർ
സബാഷ് അപ്പോൾ അമ്മ നിങ്ങളെ പഠിപ്പിക്കുന്നുമുണ്ടാവും
അതെ സർ പഠിപ്പിക്കുന്നുണ്ട് ലോകകാര്യങ്ങളെക്കുറിച്ച് ഓരോന്നും പറഞ്ഞുതരും
അമ്മ വഴക്കും പറയുന്നുമുണ്ടാവും
അതെ സർ വഴക്കു പറയുന്നുമുണ്ട്
ശരി കുട്ടീ ഇനി നിങ്ങൾ എന്തു ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്
സർ ഞാൻ ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നു
വളരെ നന്നായി
എംബിബിഎസ്
ഡോക്ടർ ആകുക ചെറിയ കാര്യമല്ല
അതെ സർ
ഡിഗ്രി എടുക്കാൻ കഴിയും കാരണം നിങ്ങൾ വളരെ മിടുക്കിയാണ്
എന്നാൽ ഡോക്ടറുടെ ജീവിതം സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്
അതെ സർ
ഡോക്ടർക്ക് രാത്രി സമാധാനമായി ഉറങ്ങാൻപോലും കഴിയില്ല
ചിലപ്പോൾ രോഗിയുടെ ഫോൺ വരും ആശുപത്രിയിൽ നിന്ന് ഫോൺ വരും അപ്പോൾ ഓടേണ്ടിവരും
അതായത് ഒരു തരത്തിൽ 24 7 365 ദിവസം
ഡോക്ടറുടെ ജീവിതം ജനങ്ങളുടെ സേവനവുമായി ചേർന്നിരിക്കുന്നു
അതെ സർ
മറ്റ് അപകടങ്ങളുമുണ്ട് എന്തെന്നാൽ ഇക്കാലത്ത് ഏതെല്ലാം രോഗങ്ങളാണെ് അറിയില്ല
അങ്ങനെ ഡോക്ടറുടെ മുന്നിൽ വലിയ അപകടം ആണുള്ളത്
അതെ സർ
ശരി കൃതികാ ഹരിയാന കളിയുടെ കാര്യത്തിൽ രാജ്യം മുഴുവനും പ്രേരണയും പ്രോത്സാഹനവും തരുന്ന ഒരു പ്രദേശമാണ്
അതെ സർ
അപ്പോൾ കുട്ടിയും ഏതെങ്കിലും കളികളിൽ പങ്കെടുക്കുന്നുേണ്ടാ ഏതെങ്കിലും കളികൾ കുട്ടിക്ക് ഇഷ്ടമാണോ
സർ സ്കൂളിൽ ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു
നന്നായി നിങ്ങൾക്ക് എത്ര പൊക്കമുണ്ട് നല്ല പൊക്കമുേണ്ടാ
ഇല്ല സർ അഞ്ചടി രണ്ടിഞ്ചാണ
അതെയോ എന്നിട്ടും കുട്ടിക്ക് കളിയിൽ താത്പര്യമോ
സർ അതു വെറും പാഷനാണ്
അതുകൊണ്ട് കളിക്കുന്നു
നന്നായി ശരി കൃതികാജീ
നിങ്ങളെ ഇത്തരത്തിൽ യോഗ്യയാക്കിത്തീർത്തതിന് നിങ്ങൾ അമ്മയോട് എന്റെ നമസ്കാരം പറയുക
നിങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കിത്തന്നതിന്
നിങ്ങളുടെ അമ്മക്ക് നമസ്കാരം നിങ്ങൾക്ക് വളരെയധികം അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു
നന്ദി സർ
ഇനി നമുക്ക് കേരളത്തിലെ എറണാകുളത്തേക്കു പോകാം
കേരളത്തിലെ യുവാവുമായി സംസാരിക്കാം
ഹലോ സർ നമസ്കാരം
വിനായകന് അഭിനന്ദനങ്ങൾ
താങ്ക്യൂ സർ
സബാഷ് വിനായക് സബാഷ്
താങ്ക്യൂ സർ
ആവേശം എങ്ങനെയുണ്ട്
വലിയ ആവേശത്തിലാണ് സർ
സ്പോർട്സിൽ വല്ലതുമുേണ്ടാ
ബാഡ്മിന്റൻ
ബാഡ്മിന്റൻ
ഇൻ സ്കൂൾ ഓർ യൂ ഹേവ് അനി ചാൻസ് ടോ ടേക്ക് അ ട്രെയിനിങ്
നോ ഇൻ സ്കൂൾ വെ ഹേവ് അൽറെഡി ഗെറ്റ് സോം ട്രെയിനിങ്
ഫ്രോം ഓർ ടീച്ചേർസ്
സോ തട്ട് വെ ഗെറ്റ് ഓപ്പോർച്യൂണിറ്റി ടോ പാർട്ടീസിപ്പേറ്റ് ഔട്ട്സൈഡ്
സോ തട്ട് വെ ഗെറ്റ് ഓപ്പോർച്യൂണിറ്റി ടോ പാർട്ടീസിപ്പേറ്റ് ഔട്ട്സൈഡ്
ഫ്രോം തെ സ്കൂൾ ഇറ്റ്സെൽഫ്
ഹോവ് മാനി സ്റ്റേറ്റ്സ് യൂ ഹേവ് വിസിറ്റഡ്
ഇ ഹേവ് വിസിറ്റഡ് ഓൺലി കേരള ആൻഡ് തമിൾനാട്
ഓൺലി കേരള ആൻഡ് തമിൾനാട്
സോ വോൾഡ് യൂ ലൈക്ക് ടോ വിസിറ്റ് ഡെൽഹി
യെസ് സിർ നോവ് ഇ എഎം ആപ്ലൈയിംഗ് ഇൻ ഡെൽഹി യൂണിവേഴ്സിറ്റി ഫോർ മൈ ഹൈർ സ്റ്റഡീസ്
വാഹ് സോ യൂ അരെ കോമിംഗ് ടോ ഡെൽഹി
യെസ് സിർ
ടെൽ മെ ഡോ യൂ ഹേവ് അനി മെസേജ് ഫോർ ഫെലോ സ്റ്റുഡെന്റ്സ് വ്ഹോ വിൽ ഗിവ് ബോർഡ് എക്സാംസ് ഇൻ ഫ്യൂച്ചർ
ഹാർഡ് വർക്ക് ആൻഡ് പ്രോപ്പർ ടൈം യൂട്ടിലൈസേഷൻ
സോ പെർഫെക്ട് ടൈം മാനേജ്മെന്റ്
വിനായക് യെസ് സിർ
വിനായക്ക് ഇ വോൾഡ് ലൈക്ക് ടോ ക്നോ യൂർ ഹോബീസ്
Badminton ആൻഡ് താൻ റോവിംഗ്
സോ യൂ അരെ ആക്ടീവ് ഓൺ സോഷ്യൽ മീഡിയ
നോട്ട് വെ അരെ നോട്ട് അലോവ്ഡ് ടോ യുഎസ്ഇ അനി ഇലക്ട്രോണിക് ഐറ്റംസ് ഓർ ഗാഡ്ജെറ്റ്സ് ഇൻ തെ സ്കൂൾ
സോ യൂ അരെ ലക്കി
വെൽ വിനായക്ക് കോൺഗ്രാച്ചുലേഷൻസ് അഗെയിൻ ആൻഡ് വിഷ് യൂ ആൽ തെ ബെസ്റ്റ്
തങ്ക് യൂ സിർ
നമുക്ക് ഉത്തർ പ്രദേശിലേക്കു പോകാം
ഉത്തർ പ്രദേശിലെ അമരോഹയിലെ ശ്രീമാൻ ഉസ്മാൻ സൈഫീയുമായി സംസാരിക്കാം
ഹലോ ഉസ്മാൻ വളരെ വളരെ ആശംസകൾ
കുന്നോളം ആശംസകൾ
താങ്ക്യൂ സർ
ശരി ഉസ്മാൻ ഇതുപറയൂ
പ്രതീക്ഷിച്ചതുപോലുള്ള റിസൽട്ടാണോ അതോ കുറച്ചു കുറഞ്ഞുപോയോ
ആഗ്രഹിച്ചതുതന്നെ കിട്ടി
എന്റെ പേരന്റ്സിനും വളരെ സന്തോഷമാണ്
ആഹാ നല്ല കുടുംബം
സഹോദരനമുണ്ടല്ലോ മിടുക്കനാണ് വീട്ടിൽ മോൻ മാത്രമേ മിടുക്കനായുള്ളോ
ഞാനേയുള്ളൂ
അനുജൻ അല്പം കുസൃതിയാണ്
എല്ലാവർക്കും എന്റെ കാര്യത്തിൽ സന്തോഷമാണ്
കൊള്ളാം കൊള്ളാം
പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉസ്മാന്റെ ഇഷ്ടവിഷയം ഏതായിരുന്നു
മാത്തമാറ്റിക്സ്
ആഹാ
മാത്തമാറ്റിക്സിൽ നേരത്തേ താത്പര്യമായിരുന്നോ അതെങ്ങനെ ഏതു ടീച്ചറാണ് ഉസ്മാന് പ്രേരണയായത്
മാത്തമാറ്റിക്സിനു ഞങ്ങൾക്കൊരു ടീച്ചറുണ്ട് രജത് സർ
അദ്ദേഹം നന്നായി പഠിപ്പിക്കും
അദ്ദേഹം എനിക്കു പ്രേരണയായി
മാത്തമാറ്റിക്സിന് എനിക്ക് തുടക്കം മുതൽക്കേ നല്ല മാർക്കു കിട്ടുമായിരുന്നു
അത് വളരെ ഇന്ററസ്റ്റിംഗ് സബ്ജക്ടാണ്
എത്രയധികം കണക്കുചെയ്യുന്നോ അതനുസരിച്ച് ഇന്ററസ്റ്റ് വരും
അതുകൊണ്ട് എന്റെ ഫേവറിറ്റ് വിഷയമാണ്
ആതെ അതെ ഓൺലൈൻ വേദിക് മാത്തമാറ്റിക്സ് ക്ലാസ് നടക്കുന്നുവെന്ന് അറിയാമോ
ഉവ്വ് സർ
എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുേണ്ടാ
ഇല്ല സർ
ഇതുവരെ നോക്കിയില്ല
ശ്രമിച്ചുനോക്കിയാൽ മനസ്സിലാകും കമ്പ്യൂട്ടറിന്റെ വേഗതയിൽ കണക്കു ചെയ്യാമെന്ന്
താങ്കൾ മാജിക്കുകാരനാണെന്നു തോന്നിപ്പോകും
വളരെ ലളിതമായ ടെക്നിക്കുകളാണ്
ഓൺലൈനായും പഠിക്കാം
ഉവ്വ് സർ
മാത്തമാറ്റിക്സിൽ ഉസ്മാന് താത്പര്യമുള്ളതുകൊണ്ട് പല പുതിയ പുതിയ കാര്യങ്ങളും അവതരിപ്പിക്കാനും ഉസ്മാന് സാധിക്കും
ഉവ്വ് സർ
ശരി ഉസ്മാൻ
വെറുതെയുള്ള സമയത്ത് എന്തു ചെയ്യുന്നു
സമയമുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതും
എഴുത്തിന്റെ കാര്യത്തിലും എനിക്ക് വളരെ താത്പര്യമുണ്ട്
ആഹാ അതുകൊള്ളാം
അതായത് മാത്തമാറ്റിക്സിലും താത്പര്യമുണ്ട് സാഹത്യത്തിലുമുണ്ട്
അതെ സർ
എന്താണെഴുതാറ് കവിതകളെഴുതുമോ
കറന്റ് അഫയഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളെക്കുറിച്ചെഴുതും
പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു
ജിഎസ്ടി പോലെയും നോട്ടു നിരോധനം പോലെയുമൊക്കെയുള്ള കാര്യങ്ങൾ
അരേ വാഹ് കോളജ് പഠനം കഴിഞ്ഞ് പിന്നെ എന്തു ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്
കോളജ് പഠനം സർ ജെഇഇ മെയിൻസിന്റെ ഫർസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്
സെപ്റ്റംബറിൽ സെക്കന്റ് അറ്റംപ്റ്റ് ൽ ഇരിക്കും
എന്റെ പ്രധാന ലക്ഷ്യം ഐഐറ്റിയ്ക്കു മുമ്പ് ബാച്ച്ലർ ഡിഗ്രി എടുത്തിട്ട് സിവിൽ സർവ്വീസസിൽ ചേർന്ന് ഐഎഎസ് നേടുകയെന്നതാണ്
അരേ വാഹ് കൊള്ളാം ടെക്നോളജിയിലും താത്പര്യമുണ്ട്
അതെ സർ
അതുകൊണ്ടാണ് ഞാൻ ഐടി ഓപ്റ്റ് ചെയ്തത്
ഫർസ്റ്റ് ടൈം ബെസ്റ്റ് ഐറ്റ്
ആട്ടെ ഉസ്മാൻ
ഞാൻ ശുഭാശംസകൾ നേരുന്നു
അനുജൻ കുസൃതിയാണെങ്കിൽ ഉസ്മാന് എപ്പോഴും സന്തോഷമായിരിക്കും
ഉസ്മാന്റെ അമ്മയെയും അച്ഛനെയും എന്റെ പ്രണാമം അറിയിക്കൂ
അവർ ഉസ്മാന് ഇതുപോലെ അവസരം നല്കി ഉത്സാഹമേകി
പഠനത്തിനൊപ്പം കറന്റ് ഇഷ്യൂസ് ലും ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്
എഴുതുന്നതുകൊണ്ട് വളരെ പ്രയോജനമുണ്ടാകും
വളരെ വളരെ ആശംസകൾ എന്റെ വക
താങ്ക്യൂ സർ
വരൂ നമുക്ക് നേരെ സൌത്തിലേക്കു പോകാം
തമിഴ്നാട് നാമക്കലിലുള്ള കനിഗയുമായി സംസാരിക്കാം
കനിഗ പറയുന്നതെല്ലാം വളരെ പ്രോത്സാഹനമേകുന്നതാണ്
കനികാ ജീ വണക്കം
വണക്കം സർ
ഹോവ് അരെ യൂ
ഫർസ്റ്റ് ഓഫ് ആൽ ഇ വോൾഡ് ലൈക്ക് ടോ കോൺഗ്രേറ്റുലേറ്റ് യൂ ഫോർ യൂർ ഗ്രീറ്റ് സക്സസ്
തങ്ക് യൂ സിർ
വെൻ ഇ ഹിയർ ഓഫ് നമക്കൽ ഇ തിങ്ക് ഓഫ് തെ അഞ്ജനെയർ ടെമ്പിൾ
യെസ് സിർ
സോ കോൺഗ്രാച്ചുലേഷൻസ് അഗെയിൻ
തങ്ക് യൂ സിർ
യൂ വോൾഡ് ഹേവ് വർക്ക്ഡ് വേരി ഹാർഡ് ഫോർ എക്സാംസ് ഹോവ് വാസ് യൂർ എക്സ്പീരിയൻസ് വൈൽ പ്രിപ്പേറിംഗ്
സിർ വെ അരെ വർക്കിങ് ഹാർഡ് ഫ്രോം തെ സ്റ്റാർട്ട് സോ ഇ didnട്ട് എക്സ്പെക്ട് തിസ് റിസൾട്ട് ബട്ട് ഇ ഹേവ് വ്രിട്ടൻ വെൽ സോ ഇ ഗെറ്റ് അ ഗുഡ് റിസൾട്ട്
വാട്ട് വെയർ യൂർ എക്സ്പെക്ടേഷൻ
485 ഓർ 486 ലൈക്ക് തട്ട് ഇ തൌത്ത് സോ
ആൻഡ് നോവ്
സോ വാട്ട് ഐഎസ് തെ റിയാക്ഷൻ ഓഫ് യൂർ ഫാമിലി മെംബർസ് യൂർ ടീച്ചേർസ്
തെയ് വെയർ സോ ഹാപ്പി ആൻഡ് തെയ് വെയർ സോ പ്രൌഡ് സിർ
വിച്ച് ഒനെ ഐഎസ് യൂർ ഫേവറൈറ്റ് സബ്ജക്ട്
കനിഗ മാത്തമാറ്റിക്സ്
ഒഹ്ഹ് ആൻഡ് വാട്ട് അരെ യൂർ ഫ്യൂച്ചർ പ്ലാൻസ്
ഇm ഗോയിംഗ് ടോ ബിക്കോം അ ഡോക്ടർ ഐഎഫ് പോസിബിൾ ഇൻ എഎഫ്എംസി സിർ
ആൻഡ് യൂർ ഫാമിലി മെംബർസ് അരെ അൽസോ ഇൻ അ മെഡിക്കൽ പ്രൊഫഷൻ ഓർ സംവെയർ എൽസെ
നോ സിർ മൈ ഫാദർ ഐഎസ് അ ഡ്രൈവർ ബട്ട് മൈ സിസ്റ്റർ ഐഎസ് സ്റ്റഡിയിംഗ് ഇൻ എംബിബിഎസ് സിർ
അരേ വാഹ് സോ ഫർസ്റ്റ് ഓഫ് ആൽ ഇ വിൽ ഡോ തെ പ്രണം ടോ യൂർ ഫാദർ വ്ഹോ ഐഎസ് ടേക്കിങ് ലോട്ട് ഓഫ് കെയർ യൂർ സിസ്റ്റർ ആൻഡ് യൂർസെൽഫ്
itസ് ഗ്രീറ്റ് സെർവൈസ് ഹെ ഐഎസ് ഡോയിംഗ്
ആൻഡ് ഹെ ഐഎസ് ഇൻസ്പിരേഷൻ ഫോർ ആൽ
യെസ് സിർ
സോ മൈ കോൺഗ്രാച്ചുലേഷൻസ് ടോ യൂ യൂർ സിസ്റ്റർ ആൻഡ് യൂർ ഫാദർ ആൻഡ് യൂർ ഫാമിലി
തങ്ക് യൂ സിർ
സുഹൃത്തുക്കളേ ഇതുപോലെ എത്രയോ യുവ സുഹൃത്തുക്കളുണ്ട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ പരിതഃസ്ഥിതിയിലും ഉത്സാഹവും അവരുടെ വിജയത്തിന്റെ കഥകളും നമുക്ക് പ്രേരണയാകുന്നു
കൂടുതൽ കൂടുതൽ യുവ സുഹൃത്തുക്കളുമായി സംസാരിക്കാൻ അവസരം കിട്ടണമെന്നായിരുന്നു എനിക്കാഗ്രഹം
എന്നാൽ സമയത്തിന് വളരെ പരിമിതിയുണ്ട്
ഞാൻ എല്ലാ യുവ സുഹൃത്തുക്കളോടും അഭ്യർഥിക്കുന്നത് അവർ രാജ്യത്തിന് പ്രേരണയാകുന്ന തങ്ങളുടെ കഥ തങ്ങൾക്കു പറയാനുള്ളത് തീർച്ചയായും നമ്മൾക്കെല്ലാവർക്കും വേണ്ടി പങ്കുവയ്ക്കൂ ഷെയർ ചെയ്യൂ എന്നാണ്
പ്രിയപ്പെട്ട ദേശവാസികളേ ഏഴു സമുദ്രങ്ങൾക്കപ്പുറം ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് മൈൽ ദൂരെയുള്ള ഒരു ചെറിയ രാജ്യത്തിന്റെ പേരാണ് സുരീനാം
ഭാരതത്തിന് സുരീനാമുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്
നൂറു വർഷത്തിലധികം മുമ്പ് ഭാരതത്തിൽ നിന്ന് ആളുകൾ അവിടേക്കു പോയി അത് സ്വന്തം വീടാക്കി മാറ്റി
ഇന്ന് നാലാമത്തെയോ അഞ്ചാമത്തെയോ തലമുറയാണ് അവിടെയുള്ളത്
ഇന്ന് സുറീനാമിൽ നാലിലൊന്നിലധികം ആളുകൾ ഭാരത വംശജരാണ്
അവിടത്തെ സാധാരണ ഭാഷകളിൽ ഒന്നായ സർനാമിയും ഭോജ്പുരിയുടെ തന്നെ ഒരു വകഭേദമാണ്
ഈ സാംസ്കാരിക ബന്ധത്തിന്റെ കാര്യത്തിൽ ഭാരതീയർ വളരെ അഭിമാനിക്കുന്നു
അടുത്ത കാലത്ത് ശ്രീ
ചന്ദ്രികാ പ്രസാദ് സന്തോഖീ സുരീനാമിലെ പുതിയ രാഷ്ട്രപതിയായി
അദ്ദേഹം ഭാരതത്തിന്റെ മിത്രമാണ്
ഇദ്ദേഹം 2018 ൽ സംഘടിപ്പിക്കപ്പെട്ട ഭാരതീയ വംശജരുടെ പാർലമെന്ററി സമ്മേളനത്തിൽ പെർസൻ ഓഫ് ഇന്ത്യൻ ഒറിജിൻ പിയോ പാർലമെന്ററി കോൺഫറൻസ് പങ്കെടുക്കുകയുണ്ടായി
ചന്ദ്രികാ പ്രസാദ് സന്തോഖി സത്യപ്രതിജ്ഞ തുടങ്ങിയത് തുടക്കം വേദമന്ത്രം ഉച്ചരിച്ചുകൊണ്ടായിരുന്നു
അദ്ദേഹം സംസ്കൃതം സംസാരിച്ചു
അദ്ദേഹം വേദങ്ങളെക്കുറിച്ചു പറഞ്ഞു
ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ എന്നു പറഞ്ഞുകൊണ്ട് ശപഥം പൂർത്തീകരിച്ചു
കൈയിൽ വേദം എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ചന്ദ്രികാ പ്രസാദ് സന്തോഖീ
തുടർന്ന് അദ്ദേഹം ശപഥത്തിൽ എന്തു പറഞ്ഞുവെന്നറിയുമോ അദ്ദേഹം ഒരു വേദമന്ത്രം ഉച്ചരിച്ചു
അദ്ദേഹം പറഞ്ഞു
ഓം അഗ്നേ വ്രതപതേ വ്രതം ചരിഷ്യാമി തച്ഛകേയം തന്മേ രാധ്യതാം
ഇദമഹമനൃതാത സത്യമുപൈതി
അതായത് അല്ലയോ അഗ്നീ ദൃഢനിശ്ചയത്തിന്റെ ദേവാ ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്
എനിക്ക് ശക്തിയും സാമർഥ്യവും പ്രദാനം ചെയ്താലും
എനിക്ക് അസത്യത്തിൽ നിന്ന് അകന്നു നിൽക്കാനും സത്യത്തിലേക്കു പോകാനും ആശീർവ്വാദമേകിയാലും
വാസ്തവത്തിൽ ഇത് നമുക്കേവർക്കും അഭിമാനകരമായ കാര്യമാണ്
ഞാൻ ശ്രീ
ചന്ദ്രികാ പ്രസാദ് സന്തോഖിയെ അഭിനന്ദിക്കുന്നു
രാഷ്ട്രത്തെ സേവിക്കാൻ 130 കോടി ഭാരതീയർക്കുവേണ്ടി അദ്ദേഹത്തിന് ശുഭാശംസകൾ നേരുന്നു
പ്രിയപ്പെട്ട ദേശവാസികളേ ഇപ്പോൾ മഴക്കാലവുമാണ്
കഴിഞ്ഞ പ്രവാശ്യവും ഞാൻ നിങ്ങളോടു പറയുകയുണ്ടായി മഴക്കാലത്ത് മാലിന്യങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളും കൊണ്ടുള്ള ഭീഷണി വർധിക്കും
ആശുപത്രികളിലെ തിരക്കും വർധിക്കും
അതുകൊണ്ട് നിങ്ങൾ പരിസരം വൃത്തിയാക്കി വയ്ക്കുന്നതിൽ അധികം ശ്രദ്ധ ചെലുത്തണം
രോഗപ്രതിരോധശേഷി വർധിപ്പിക്കുന്ന സാധനങ്ങൾ ആയുർവ്വേദ കഷായം തുടങ്ങിയവ കഴിക്കണം
കൊറോണയെന്ന പകർച്ചവ്യാധിയുടെ ഈ സമയത്ത് നാം മറ്റു രോഗങ്ങളും വരാതെ സൂക്ഷിക്കണം
നമുക്ക് ആശുപത്രികളിൽ കയറിയിറങ്ങേണ്ടി വരരുത് എന്ന കാര്യത്തിൽ തികഞ്ഞ ശ്രദ്ധ വേണം
സുഹൃത്തുക്കളേ മഴക്കാലത്ത് രാജ്യത്തിന്റെ ഒരു വലിയ ഭാഗം വെള്ളപ്പൊക്കത്തെയും നേരിടുകയാണ്
ബിഹാർ അസം പോലുള്ള രാജ്യങ്ങളുടെ പല പ്രദേശങ്ങളെയും വെള്ളപ്പൊക്കം വളരെ കഷ്ടപ്പെടുത്തുകയാണ്
അതായത് ഒരു വശത്ത് കൊറോണ മറുവശത്ത് ഇത് മറ്റൊരു വെല്ലുവിളിയായി തീർന്നിരിക്കയാണ്
അങ്ങനെയിരിക്കെ എല്ലാ സർക്കാരുകളും എൻഡിആർഎഫ് ടീമും സംസ്ഥാനത്തെ അപകട നിയന്ത്രണ ടീമും ഡിസാസ്റ്റർമാനേജ്മെന്റ് ടീം സ്വാശ്രയ സ്ഥാപനങ്ങളും എല്ലാവരും ഒരുമിച്ചുചേർന്ന് സഹായ രക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കയാണ്
ഈ ആപത്തിൽ പെട്ടിരിക്കുന്ന എല്ലാവർക്കുമൊപ്പം ഈ രാജ്യം മുഴുവനുണ്ട്
സുഹൃത്തുക്കളേ അടുത്ത പ്രാവശ്യം നാം മൻ കീ ബാത് ൽ ഒത്തുചേരുന്നതിനു മുമ്പുതന്നെ ആഗസ്റ്റ് 15 എത്തും
ഇപ്രാവശ്യം ആഗസ്റ്റ് 15 ഉം വേറിട്ട ചുറ്റുപാടിലായിരിക്കും ഈ കൊറോണ മഹാമാരിയെന്ന വിപത്തിന്റെ നടുവിലാകും
നമ്മുടെ യുവാക്കളോടും എല്ലാ ജനങ്ങളോടും എന്റെ അഭ്യർഥന നാം സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് മഹാമാരിയിൽ നിന്ന് സ്വാതന്ത്ര്യമെന്ന ദൃഢനിശ്ചയമെടുക്കണം ആത്മനിർഭർ ഭാരത് എന്ന ദൃഢനിശ്ചയമെടുക്കണം എന്തെങ്കിലും പുതിയതായി പഠിക്കാൻ പഠിപ്പിക്കാനുള്ള ദൃഢനിശ്ചയമെടുക്കുണം സ്വന്തം കർത്തവ്യങ്ങൾ നിർവ്വഹിക്കാനുള്ള ദൃഢനിശ്ചയമെടുക്കണം
നമ്മുടെ രാജ്യം ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഈ ഔന്നത്യം രാഷ്ട്രനിർമ്മാണത്തിനുവേണ്ടി തങ്ങളുടെ ജീവൻ സമർപ്പിച്ച ഇതുപോലെയുള്ള പല മഹാപുരുന്മാരുടെയും തപസ്സിന്റെ ഫലമാണ്
അവരിലൊരാളാണ് ലോകമാന്യ തിലകൻ
2020 ആഗസ്റ്റ് 1 ന് ലോകമാന്യ തിലകന്റെ നൂറാമത് ചരമവാർഷികമാണ്
ലോകമാന്യതിലകന്റെ ജീവിതം നമുക്കേവർക്കും വലിയ പ്രേരണയാണ്
അത് നമ്മെ എല്ലാവരെയും വളരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു
അടുത്ത പ്രാവശ്യം നാം ഒത്തു ചേരുമ്പോൾ വീണ്ടും പല കാര്യങ്ങളും സംസാരിക്കാം ഒരുമിച്ച് പുതിയതായി ചിലതു പഠിക്കാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം
നിങ്ങളേവരും സ്വന്തം കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുക സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക
എല്ലാ ദേശവാസികൾക്കും വരാൻ പോകുന്ന പുണ്യദിനങ്ങളുടെ പേരിൽ ശുഭാശംസകൾ നേരുന്നു
വളരെ വളരെ നന്ദി